നമസ്കാരം. ആ സുഖമായിരിക്കുന്നു. നിനക്കോ?

ആ മനസിലായില്ല. ആ കേക്കാം കേക്കാം പറഞ്ഞോ? സുഖമായിരിക്കുന്നു.

ആ ഞാൻ മാത്രേ ഉള്ളൂ ആ അനിയനുണ്ട്. അമ്മ പുറത്തുപോയിരിക്കുവാ.

നീ അറിഞ്ഞായിരുന്നോ നമ്മുടെ ഫ്രണ്ടിൻറെ അനിയൻ ആ ഇല്ല ഞാനറിഞ്ഞില്ല. നമ്മുടെ കൂടെ കോളേജിൽ പഠിച്ച അവൻറെ അനിയന്

ആ ആ അപ്പോ ആഹ് ഇവിടെ അങ്ങനെ വിളിക്കൊന്നുല്യ

വെച്ചിട്ടുണ്ട് അങ്ങനെ കുട്ടിനെ അവരാ നോക്കണേ.

ആ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു.

അഹ് എ അതിപ്പം എന്താ പറയുക ഓരോരുത്തരുടെ തിരക്കുമൂലം ആ അവരവര് കുട്ടികളെ നോക്കാത്ത വിധത്തില് ആ അവരരുടേതായ രീതിയില് അങ്ങ് മുന്നോട്ട് പോകും.പിന്നെ കുട്ടികളെന്നു പറയുമ്പോൾ അവര് അവരുടെ സ്വാത്ര്യത്തിനനുസരിച്ചു വളരും. ഇപ്പത്തെ കാലത്തു അതൊക്കെ തന്നെയാണല്ലോ പ്രധാന പ്രശ്നം.

കുട്ടികളോട് കുറച്ച് സമയം ഒക്കെ ചെലവഴിക്കാറുണ്ടാകും പക്ഷേ

മക്കളും മാത്രം വീട്ടിലുണ്ടകും എന്നിട്ട് വേറെ ആരെലും ആയിരിക്കും നോക്കുന്നേ

ആ ഇതിലിപ്പോ എന്റെ ചേച്ചിയുടെയും ചേട്ടന്റെയും കാര്യത്തിൽ ഞാനിപ്പോ കണ്ടിട്ടുള്ളതാണ്. കാരണം ആ ചേട്ടനും ചേച്ചിയും വിദേശത്തുമൊക്കെ ആയിരുന്നു. അപ്പം അവരുടെ കുട്ടി എന്നുപറയുന്നത് . ഇവിടെ ആ അവരുടെ അച്ഛനും അമ്മയുമാണ് നോക്കികൊണ്ടിരിക്കുന്നതു.

അപ്പം കുട്ടിന്നു പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഇല്ലാത്തതിന്റെ വിഷമമെന്നു പറയുന്നത് അതൊരു വല്ലാത്തയൊരു അവസ്ഥ തന്നെയായിരിക്കും. അപ്പം ആ അവർക്കു അതായത് അവരുടെ ആ ആ കുട്ടിയുടെ മുത്തച്ഛനും മുത്തശ്ശിക്കും അവളെ ഒന്ന് എന്താ പറയുക? ആ നല്ല രീതിയില് നോക്കാൻ വേണ്ടീട്ട് അവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം പറഞ്ഞാൽ എല്ലാം കേക്കണമെന്നില്ല. അവരുടേതായ രീതിയിൽ അവൾ നിക്കണമെന്നില്ല. അപ്പൊ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപെടുന്നുണ്ട്. കുട്ടികളോട് പഠിക്കാൻ പറയുന്ന സമയത്താണെങ്കിൽ പോലും അവർക്ക് അവരെയൊന്ന് നിയന്ത്രിക്കാനുള്ളൊരു ബുദ്‌ധിമുട്ടു ആ ഭയ വല്ലാത്തതാണെന്ന് ഞാൻ കണ്ട് മനസിലാക്കിയിട്ടുണ്ട്.

ആ അച്ഛനും അമ്മയോടും അവർക്ക് പറയാനേ പറ്റുവൊള്ളൂ. നിങ്ങൾ ഇവിടെ വന്ന് കുട്ടീനെ നോക്കണം എന്നൊക്കെ പറയല് അവരുടെ സാഹചര്യം അത്തരത്തിലുള്ളതാണ് കാരണം ഇന്നത്തെ ഇതിലാണെകിൽ ജീവിക്കാൻ വേണ്ടീട്ട് നമുക്ക് അ അതിനനുസരിച്ചിട്ടുള്ള ജോലി കാര്യങ്ങള് ഉണ്ടെങ്കിൽ മാത്രേ നടക്കുവോള്ളൂ. അപ്പൊ ആ ഒരു അവസ്ഥയില് കുട്ടീനെ അവിടെ കൊണ്ടുപോയി അവരെ അവിടെ ആ മറ്റൊരാളിലേക്ക് ഏൽപിക്കുന്നതിനേക്കാൾ സുരക്ഷിതം ഇവിടെ

ആ അവർക്ക് ഭയങ്കര വെഷമമുണ്ടായിരുന്നു കുട്ടീനെ ഇവിടെ നിർത്തീട്ട് പോവാൻ വേണ്ടീട്ട്. ആ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെ സാഹചര്യമാണല്ലോ എല്ലാവരെയും കൊണ്ട് ഓരോന്നു ചെയ്യ്ക്കുന്നത്‌.

ഈ വളർന്നു വരുന്ന കുട്ടികളെ പ്രതികൂലമായിട്ടാണ് ബാധിക്യാ

അല്ലെങ്കില് കൗമാര്യ വിഷയ് കൗമാര ദിശയിലുള്ള കുട്ടികൾക്ക് അവർക്കൊക്കെ മാതാപിതാക്കളുടെ സ്നേഹവാൽസല്യവും പിന്നെ അതുപോലെതന്നെ സാമീപ്യവും ശിക്ഷണവും

വിദൂരങ്ങളിലേക്ക് ഒക്കെ ജോലിചെയ്യുന്ന മക്കള് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പ്രശ്നക്കാരായി മാറുന്നത് പതിവാ

അതിപ്പോ എവിടെ നിന്നാണെങ്കിലും അവര് അത് ആഗ്രഹിക്യ

അതിപ്പോ പല വഴിയിലേക്കും അവരെ നയിക്യാ അതിലുപരി ആഹ് സ്നേഹരാഹിത്യം ഒരു തരത്തിലുള്ള ഒരു ഒരു നിഷേധാത്മകതയും

കുട്ടികൾക്ക് ആ ഒരു പ്രവണത

ആഹ് എന്താ പറയ്യാ ഒറ്റയ്ക്ക് താമസിപ്പിക്കണ അങ്ങനെ അഹ്

അത്ര സമയം കുട്ടിനെ വേറൊരു ആയ നോക്കുണ ഒരു

വിദൂരങ്ങളിൽ ഉള്ള രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്വം കൂടുതലാലേ?

പ്രശ്നങ്ങളൊക്കെയുണ്ടാവുക അവർക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് അതായത്

ആഹ് ഫോൺ വിളിച്ച് ഒരുപാട് സംസാരിക്യാ

കുട്ടികൾക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോ അതൊക്കെ മൂലമാ ണെങ്കിൽ

സ്നേഹം കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാക്കും

അറിയാവുന്ന കുട്ടിക്ക് തന്നെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും സങ്കടമുണ്ട്. ആ പി പിന്നെന്താന്നുവെച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഇതില് അച്ഛനും അമ്മയും അഹ്

എന്താ പറയുക കുറ്റകൃത്യങ്ങൾ കൂടുന്നൊരു സാഹചര്യം. കുട്ടികള് മയക്ക് മരുന്നിന് അടിമയാവുക. വേറെ ഏതെങ്കിലും രീതിയില് ആ സ്നേഹം കിട്ടുന്ന പ്രമബന്ധങ്ങളിലേക്ക് ഏർപ്പെടുന്നത്. അതൊക്കെ കുട്ടികളെ ചുഷണം ചെയ്യാനുള്ളൊരു അവസ്ഥയിലേക്ക് പോലും എത്തിക്കുന്ന സാഹചര്യമുണ്ട് .ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോ നമ്മളെന്താന്നു വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പരാ എന്താ നമ്മടെ കൂടെ ചേർത്ത് നിർത്തി അവർക്കാവശ്യമുള്ള സമയത്തു നമ്മള് അവരെ കൂടെ നിന്ന് അവരെ പരിചരിക്കുവാ. പിന്നെന്താ പറയാ? ആ കുട്ടികൾ പറയുന്നത് മനസിലാക്കാൻ ശ്രെമിക്കുക. ഏറ്റവും കൂടുതൽ ഇന്നത്തെ സാഹചര്യത്തില്ആ അച്ഛനമ്മമാരുടെ ഇഷ്ടങ്ങൾ കുട്ടികളിലേക്ക് അടിച്ചേൽപിക്കാൻ ശ്രെമിക്കുന്ന ഒരു പ്രവണതകൂടി ഇന്നത്തെ ഇതിലുണ്ട്. അപ്പൊ എത്രത്തോളം അനുസരിപ്പിക്കാൻ വേണ്ടീട്ട് ശ്രെമിക്കുന്നോ അത്രത്തോളം കുട്ടികൾ അവരിൽ നിന്ന് അകന്ന് പോവുന്നൊരു സാഹചര്യം കൂടിയാണ്.

പിന്നെ കുട്ടികളെ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തിരക്കിനിടയില് അവരവരെ മക്കളെ നോക്കത്തൊരു സാഹചര്യത്തിൽ മറ്റുള്ള ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ എന്താ? നമുക്ക് ആ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു അവരെ ശാരീരികമായും മാനസീകമായും എല്ലാ വിധത്തിലും ചുഷണം ചെയ്യുന്നൊരു സാഹചര്യം ഇന്ന് കൂടുതൽ ആണ്. ഇന്നത്തെ ഇതില് കുറ്റകൃത്യങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാലും അതിന്റെ സാഹചര്യം എടുത്തു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നതും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളായിരിക്കും.കാരണം ആ എന്താ പറയുക ലൈംഗീകമായി പീഡിപ്പിക്കപ്പെട്ടുന്ന് പറയുന്ന പല കേസുകളിലും നമുക്കത് കാണാൻ വേണ്ടിപറ്റുന്നുണ്ട് കാരണം അച്ഛനും അമ്മയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കുട്ടികള് വേറെ വഴിക്ക് തെറ്റിപോകുവ. മയക്കുമരുന്നിന് അടിമ പെടുവാ. അത് കുട്ടികളുടെ ബുദ്ധിപരമായിട്ടുളതും ശാരീരികമായും, മാനസികമായും എല്ലാ തരത്തിലും അവരെ ഏറ്റവും കൂടുതൽ വഴി തെറ്റിക്കുന്ന രീതിയിലേക്ക് പോയി. ഒന്നിനും അല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. എന്താടി? അതെ അതെ അപ്പോ നമ്മള് വീട്ടിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്

ഇപ്പോ നമ്മള് ശ്രദ്ധിക്കണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്

അല്ലെങ്കിൽ കത്തുകൾ എന്നിവയിലൂടെ ബന്ധപ്പെടുക

മാതാപിതാ അപ്പോഅങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ

അപ്പോ അവരുടെ ശരീരഭാഷയിൽ നിന്ന് പഠന താൽപര്യവും വളർച്ചയുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്യാ പിന്നെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികള് പറയുന്ന ഫോണിലൂടെ ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക പിന്നെന്താ ചെയ്യുക അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ ശ്രമിക്യാ

അപ്പോ ആ ഒരു കുട്ടിയുടെ ഇത് കേട്ടപ്പത്തേനും ഒരുപാട് സങ്കടം അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കില്

ബന്ധപ്പെട്ടു കൊണ്ടേയിരിക്കണം അല്ലെങ്കില് അതാണ് കൂടുതലായിട്ട് അപ്പോ കാരണം

അല്ലാതെ കൂടുതലായിട്ട് ആഴത്തിലയിനെപ്പറ്റി അറിയാനോ നീയോ നിനക്ക് എങ്ങനെയാണ് നിൻറെ

നിനക്ക് അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കൂട്ടുകാര് എങ്ങനെയാ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനോ

മക്കളുടെ ഭാവി സുരക്ഷിതമാക്കണം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങ് ജോലിക്ക് പോകും ജോലിക്ക് പോയിട്ട് അവിടെ പോയി എന്താ സംഭവിക്കണേ കുട്ടികളും പഠിക്കുന്നുണ്ടോ ഒണ്ട് ഒണ്ട് അവരെ നല്ല മാർക്ക് മേടിക്കുന്നോ ഒണ്ട് കുട്ടിന്റെ വേറെ ഒരു തരത്തിലുള്ളഒരു മാനസിക അവസ്ഥയോ

വളരെ ദയനീയമാണ് അങ്ങനത്തെ കുട്ടികളുടെയവസ്ഥ

ഒരുപാട് പഠിക്കുന്ന കുട്ടികള് അഹ് എന്താ പറയാ ഒരുപാട് സാക്ഷരത കൂടുതലാണെങ്കിൽ പോലും

ഇതിലേക്ക് നയിക്കുന്നത് ഈയൊരു മാതാപിതാക്കളുടെ പ്രവണതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏഹ് ആ വിഷാദരോഗമെന്നുപറയുന്നതു ഇന്നത്തെ ഇതില് സാഹചര്യത്തില് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഇതാണ്. നമുക്കറിയാവുന്ന എന്തോരം കുട്ടികളുണ്ടല്ലേ? കാരണം നമുക്ക് ആരോടും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുക. ഇവിടന്നു പറഞ്ഞു കഴിഞ്ഞാല് ആ കുട്ടികൾക്ക് അച്ഛനും അമ്മയുമായിട്ട് മനസ്സ് തുറന്നു സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുക. അവരുടെ തിരക്കിനിടയിലും നമ്മളെ അവര് ശ്രദിക്കുന്നില്ലാനുള്ളാര്‌ തോന്നല് കുട്ടികൾക്കുണ്ടാവുക. അതു കുട്ടികളെ കൂടുതൽ കൂട്ടുകാരിലേക്കോ അല്ലങ്കിൽ മറ്റുള്ള ആൾക്കരിലേക്കോ ആകർഷിക്കപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ടാകാം അപ്പം അവിടുന്നുണ്ടാവുന്ന ചെറിയൊരു വിഷമം ഉണ്ടെങ്കിൽ പോലും. കാരണം അവരും നമ്മളെ ശ്രദ്‌ധിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അല്ലങ്കിൽ അവരും നമ്മളെ അവഗണിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ. സ്വഭാവികമായും നമ്മൾ ഒറ്റപെട്ടുന്നുള്ളൊരു രീതിവരെ. ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ.ഏറ്റവും കൂടുതൽ പോകുന്നത് വിഷാദരോഗങ്ങ അടിമപ്പെട്ടു പോകുന്നൊരു സാഹചര്യത്തിലായിരിക്കും. ആ ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയും കുട്ടികൾക്ക് വേണ്ടി ഒരു ആ കുറഞ്ഞതൊരു എന്താ ഹ് രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും മാറ്റിവെക്കാൻ ഒരു ദിവസം സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഏഹ് ഈയൊരു സമൂഹത്തില് ഇണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം. ആ അവരോട്‌സംസാരിച്ചു.അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്. ആരെങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ആ എന്താ ആ പാഠ്യതാരമായിക്കോട്ടെ അല്ലങ്കില് കലാപരമായിക്കോട്ടെ, കായികപരമായികോട്ടെ അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു പെരുമാറാൻ ആ അച്ഛനമ്മാർക്ക് പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും വല്യൊരു ഘടകം. നമ്മുടെ സമൂഹത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. കാരണം ഇന്നത്തെ കുട്ടികൾ ആണ് നാളെ നാളത്തെ തലമുറയായിട്ട് വളർന്ന്‌ വരുന്നത്. അവര് വേണം അടുത്ത തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടി.

അപ്പ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ അച്ഛനമ്മമാര് ചെയ്യേണ്ടത് അവരെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളതാണ്. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ മാനസീകമായി അല്ലങ്കില് മനസിനെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ച കാര്യമെന്ന് പറയുന്നത് ഒരു അമ്മ പറയുന്ന വാചകങ്ങളാണ്. കാരണം ആ അമ്മ പറയുന്നത് ഈ ഇന്ന് നമ്മൾ വളർത്തുന്നത് നാളത്തേക്ക് വേണ്ടിയുള്ള കുട്ടികളെയാണ്. പക്ഷെ നമ്മള്ചെയ്യുന്നത് നാളത്തേക്ക് വേണ്ടിയുള്ള കുട്ടികളെ നമ്മൾ ഇന്ന് ചെയുന്നത് ആ ഇന്നലെകളിലേക്കു വേണ്ടീട്ടാണ്. നമ്മൾ ചെയ്യ് എന്താ? ആ അവരെ വളർത്തിക്കൊണ്ടു വരുന്നത്. കാരണം നമ്മൾ എന്താണോ ആ ഒരു രീതിയിലേക്കാണ് കുട്ടികളേയും വളർത്തുന്നത്. ഇന്നത്തെ സാഹചര്യം മാറി. സാമൂഹിക പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റം വന്നു എന്നുള്ളത് ആ അച്ഛനും അമ്മയും മനസിലാക്കാതെ അവര് അവര് വളർന്ന സാഹചര്യങ്ങലുമായിട്ട് പൊരുത്തപെടാൻ വേണ്ടീട്ടാണ് മക്കളെ വളർത്തികൊണ്ടിരിക്കുന്നത്. കാരണം അത് ഒരിക്കലും കുട്ടിയെ

അതിൻറെ എന്താ പറയുക ഇമോഷൻസ് ഉൾക്കൊണ്ട് സംസാരിക്കാൻ തീർത്ഥയ്ക്ക് പറ്റുമെന്ന്തോന്നുന്നല്ലേ അതെ തീർച്ചയായിട്ടും അപ്പം കാരണം ഇപ്പം ചെറുപ്പം മുതലേ അച്ഛൻ വിദേശത്തുനിന്ന് ആഹ് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതുകൊണ്ടു തന്നെ ഒരുപാട് സമയങ്ങളിൽ പോലും ഒരുപാട് വിശേഷാവസരങ്ങളിലൊക്കെ

ഇപ്പം അച്ഛൻ ഒന്നും കൂടെയില്ല അച്ഛനെ ലീവ് കിട്ടാറില്ല

ഒറ്റപ്പെട്ടുപോകുന്ന ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ആ സത്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ

നിനക്ക് ആണെങ്കിലും അനിയനിപ്പോ ഒരുപാട് ഈ വിഷയങ്ങളൊക്കെ

സംസാരിക്കാൻ പറ്റുമല്ലോ കാരണം നിനക്ക് വേറെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ പോലും

ഒരുപോലെ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ. ഹും ആ മ് ആ കുറച്ച് സമയങ്ങൾ അല്ലേ കിട്ടാറുള്ളൂ അവരെ ഒരുമിച്ച് അച്ഛന് ലീവിന് വരുമ്പോഴല്ലാതെ. അച്ഛനേം അമ്മേനേം ഒരുമിച്ച് കിട്ടാറില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മള് പഠിപ്പിക്കൂ പഠിപ്പിക്കൂ എന്ന് പറയും ശരിക്കും

നമ്മൾ ഈ ഒരു കൗമാര കാലഘട്ടത്തിൽത്തന്നെ നമ്മളെയിങ്ങനെ

പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു നല്ല ഭാവി ഉണ്ടാവുകയല്ലേ. നമ്മൾ ഈ ചെറുപ്പത്തിൽ തന്നെ രണ്ടുപേരുടെ സ്നേഹവുമൊക്കെ അനുഭവിച്ച് സുരക്ഷിതരായിട്ടു നമ്മളിങ്ങനെ വളർന്നു വരിക അപ്പോ അതില് തന്നെ എന്താ പറയാ ഒരു

ആ അ ശരിയാണ് നീ പറഞ്ഞത് വളരെ ശെരിയായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ എന്റെ അച്ഛനെ ആ ഹ് വർഷത്തില് ആ രണ്ട് വർഷം കൂടുമ്പോൾ

എപ്പഴെങ്കിലും ഒരു നാലുമാസം അല്ലങ്കിൽ രണ്ടുമാസം മാത്രമേ എനിക്ക് എന്റെ അച്ഛനുമായിട്ട് ചിലവഴിക്കുന്നുള്ളു. എ ഒരു സമയം മാത്രമേ എനിക്കെന്റെ അച്ഛന്റെ സ്നേഹം നേരിട്ട് കിട്ടുന്നുള്ളു. ബാക്കിയുള്ള സമയങ്ങളിൽ ഞങ്ങൾ എപ്പഴും ആ ഫോണിലൂടെ ബദ്ധപ്പെടുന്നു. ആ ഒരു ഫോണിലൂടെയുള്ള ബദ്ധപെടൽ പോലും ഞങ്ങൾക്ക് എന്തപറയുക പരസ്പരം മനസിലാക്കുവാനും ഞങ്ങളുടെതായിട്ടുള്ള ആ എന്താ സങ്കടങ്ങള് അല്ലങ്കിൽ സന്തോഷങ്ങള് ആ ഒരു രീതീയിൽ ആ പ്രകടിപ്പിക്കാനോ കഴിയാത്ത ഒരു അവസ്ഥന്ന് പറയുന്നത് അതൊരു ഭീകരമായിട്ടുള്ളൊരാവസ്ഥയാണ്. ഇന്നത്തെ സാഹചര്യത്തില് അതൊരുപാട് ആൾക്കാര് അനുഭവിക്കുന്നതാണ്. കാരണം ആ ഇന്നത്തെ ഇപ്പോഴുള്ള സാഹചര്യത്തിലാണെങ്കിൽ അവർക്ക് ഒരുപാട് ആൾക്കാർക്ക്അവർ ആഗ്രഹിക്കുന്ന സമയം മക്കളുടെ കൂടെ ചിലവഴിക്കാൻ പാറ്റും. പക്ഷെ അതുപോലും വേണ്ടാന്ന് വെച്ച് ജോലി തിരക്കുന്നുള്ള രീതിയിലേക്ക് മാറുന്ന സമയമാണ് ആ ഏറ്റവും കൂടുതൽ പ്രശ്‌നമുണ്ടാകുന്നത്.

കൂടുതൽ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാദിവസവും അച്ഛൻ നിന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിൻറെ അന്വേഷിക്കാറുണ്ട് അതിപ്പം പഠനത്തിൻറെ കാര്യമായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ നിന്നെപ്പറ്റി അന്വേഷിക്കാറുണ്ട് അതുകൊണ്ട് നിനക്ക് ആ വക പ്രശ്നങ്ങളോ

പക്ഷേ ബാക്കിയുള്ള കുട്ടികളുടെ കാര്യമിതല്ല അവരുടെ അച്ഛനും അമ്മയും എന്നുപറഞ്ഞാല് ഇപ്പോ പരീക്ഷ നടക്കുന്ന സമയങ്ങളിൽ മാത്രം ബന്ധപ്പെടും പരീക്ഷ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക് കിട്ടുയോ

സ്നേഹത്തിന് കുറവ് ഒരു ബഹുമാനവും പേടിയുമൊക്കെ ആയിരിക്കും

ഒരന്തരീക്ഷം നമ്മുടെ അച്ഛൻറെ അമ്മയുടെയും നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാവണം എന്നാൽ

നമുക്കൊരു മാനസിക ഉല്ലാസമൊക്കെ ഉണ്ടാവുള്ളൂ നമ്മള് വീട്ടിലേക്ക് പോകുമ്പോ

പഠിത്ത കാര്യങ്ങളിൽ മാത്രം എടപെടുന്ന ഒരു അച്ഛനും അമ്മയും എന്നുപറഞ്ഞാൽ

ഒരു സൗഹൃദമുണ്ടാവില്ല അതിനിടക്കൊരു സൗഹൃദവലയം സൃഷ്ടിക്കാൻ പറ്റില്ല സത്യത്തില് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് സ്നേഹം മാത്രമല്ല സൗഹൃദം കൂടി വേണം.

നമ്മളേപ്പഴും ഒരു സുഹൃത്തിനെ ആ അച്ഛനെയും അമ്മയെയും കാണാനും തിരിച്ചതുപോലെ കാണാനും സാധിച്ചാലും മതി. നമ്മള് സുഹൃത്തുക്കളോട്എപ്പഴും മന മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഏ എന്താ തുറന്ന് പറയും. പക്ഷെ തിരിച്ചു അത് അച്ഛനമ്മയോടും അതെ രീതിയിൽ തന്നെ പെരുമാറുന്ന രീതി കുറവാണു. കാരണം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച്

ഒരുപാടു കുറവണ് അങ്ങനെ സംസാരിച്ചു മുന്നോട്ട് പോകുന്ന ആൾക്കാരെന്നു പറയുന്നത്. അപ്പോ ഇപ്പൊ ഉള്ള രീതി എന്നു പറഞ്ഞു കഴിഞ്ഞാൽ.

ആഹ് എന്താ പറയാ അനിയനും ഈ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടായത് അതുകൊണ്ടാണ് അവൻ ആ കേസില്പോയിപ്പെടുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആ ഞാനിതുവരെ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞില്ലായിരുന്നു. നീ ഇപ്പം പറഞ്ഞതുകൊണ്ട് ഞാനതറിഞ്ഞു.

അപ്പം നിനക്കെന്തായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അപ്പോ നമുക്ക് ആഹ് അതെ അതെ ശരിയെന്നാ നീ സുഖമായിരിക്കുന്നില്ലേ അപ്പോ ശരിയെന്നാ. ആ ശരിയെടി നീ ഭക്ഷണം കഴിച്ചോ? ഓക്കേ ശരിയെന്ന.